KTurtleലെ ക്വെഷൻ ഗ്ലൂസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്ന ക്വെഷൻ ഗ്ലൂസ് andനോട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204
ഉം ക്ടർട്ടിൽ വെർഷൻ
081 ബെട്ട ഉം നിങ്ങൾക്ക് ക്ടർട്ടിൽ അതിലെ ഐഎഫ് എൽസെ statementഎന്നിവയിൽ അടിസ്ഥാന പ്രവർത്തി പരിചയം ഉണ്ടല്ലോ
ഇല്ലെങ്കിൽ അതിനുള്ള ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക ക്വെഷൻ ഗ്ലൂ വേർഡ്സ് നെ കുറിച്ച് വിശദികരിക്കാം ചെറിയ ചോദ്യങ്ങൾ കൂട്ടി ചേർത്ത് ഒരു വലിയ ചോദ്യം ആക്കുന്ന വാക്കുകൾ ആണ് ക്വെഷൻ ഗ്ലൂ വേർഡ്സ് andornotഎന്നിവ glue wordsആണ് if else conditionനോടൊപ്പം ഗ്ലൂ വേർഡ്സ് ഉപയോഗിക്കുന്നു
പുതിയ KTurtleഅപ്ലിക്കേഷൻ തുറക്കാം ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക സെർച്ച് ബാറിൽ KTurtleടൈപ്പ് ചെയ്യുക ക്ടർട്ടിൽ ക്ലിക്ക് ചെയ്യുക ഗ്ലൂ വേർഡ് andലൂടെ ഈ ട്യൂട്ടോറിയൽ തുടങ്ങാം ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു പ്രോഗ്രാം കാണാം textഎഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു
ട്യൂട്ടോറിയൽ ഇവിടെ പൌസ് ചെയ്ത് പ്രോഗ്രാം നിങ്ങളുടെ ക്ടർട്ടിൽ എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം ട്യൂട്ടോറിയൽ തുടരുക അല്പം മങ്ങിയിരിക്കുമെങ്കിലും പ്രോഗ്രാം ടെക്സ്റ്റ് ജൂം ചെയ്യാം കോഡ് നോക്കാം റിസെറ്റ് കമാൻഡ് Turtleനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു
ഒരു പ്രോഗ്രാമിലെ സന്ദേശത്തെ മെസേജ് കീവേർഡ് ന് ശേഷം ഡബിൾ quotesൽ നല്കുന്നു
messageകമാൻഡ് സ്ട്രിംഗ് inputആയി സ്വീകരിക്കുന്നു
ഇത് സന്ദേശം ഒരു പോപ്പ് അപ്പ് ഡയലോഗ് ബോക്സിൽ കാണിക്കുന്നു Nonnull തുടങ്ങിയവയ്ക്ക് ബീപ് ശബ്ദം ഉണ്ടാക്കുന്നു യൂസർ ഇൻപുട്ട് സൂക്ഷിക്കുന്ന വേരിയബിൾസാണ് അ ബ് സി
askകമാൻഡ് വേരിയബിളിൽ സൂക്ഷിക്കുന്നതിനായി യൂസറിനോട് ഇൻപുട്ട് ആവിശ്യപ്പെടുന്നു ifabസിand bcഅ ആൻഡ് caബ്ifകൺഡിഷൻ പരിശോദിക്കുന്നു andഉപയോഗിച്ച് കൂട്ടി ചേർത്ത രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ശരിയാണെങ്കിൽ ഭലം trueആയിരിക്കും ifaബ് ആൻഡ് ബ് സി ആൻഡ് സി അifകൺഡിഷൻ പരിശോദിക്കുന്നു
മുകളിലത്തെ ഐഎഫ് കൺഡിഷൻ ശരിയാണെങ്കിൽ കണ്ട്രോൾ നെസ്റ്റഡ് ifബ്ലോക്കിലേക്ക് പോകുന്നു
ഇത് ത്രികോണത്തിന്റെ വശങ്ങൾ സമമല്ലാത്തത് ആണോ എന്ന് പരിശോദിക്കുന്നു ഫോണ്ട്സൈസ് 18പ്രിന്റ് കമാൻഡ് ഉപയോഗിക്കുന്ന ഫോണ്ടിന്റെ sizeസെറ്റ് ചെയ്യുന്നു ഗോ 10100 ടർട്ടിൽ നോട് ക്യാൻവാസിന്റെ ഇടത് നിന്ന് 10 pixelഉം മുകളിൽ നിന്ന് 100പിക്സൽ ഉം നീങ്ങാൻ നിർദേശിക്കുന്നു ifകൺഡിഷൻ പരിശോദിച്ചതിന് ശേഷം printകമാൻഡ് ഈ stringകാണിക്കുന്നു ifകൺഡിഷൻ തെറ്റാകുമ്പോൾ elseകമാൻഡ് elseകൺഡിഷൻ പരിശോദിക്കുന്നു
എൽസെ കൺഡിഷൻ പരിശോദിച്ചതിന് ശേഷം പ്രിന്റ് കമാൻഡ് ഈ stringകാണിക്കുന്നു elseകമാൻഡ് അവസാനത്തെ കൺഡിഷൻ പരിശോദിക്കുന്നു
മുകളിലത്തെ കൺഡിഷനുകളെല്ലാം തെറ്റാകുമ്പോൾ മാത്രമേ ഇവിടുത്തെ എൽസെ കണ്ടീഷൻ പരിശോദിക്കപ്പെടുന്നുള്ളൂ
എൽസെ കൺഡിഷൻ പരിശോദിച്ചതിന് ശേഷം പ്രിന്റ് കമാൻഡ് ഈ stringകാണിക്കുന്നു
എല്ലാ കൺഡിഷനുകളും പരിശോദിക്കുന്നതിനായി കോഡ് റൺ ചെയ്യാം കോഡ് റൺ ചെയ്യാനായി റണ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഒരു pop അപ്പ് messageഡയലോഗ് ബോക്സ് കാണുന്നു ഒക്
ലെങ്ത് ഓഫ് അബ് ക്ക് 5കൊടുത്ത് ഒക് ക്ലിക്ക് ചെയ്യുക ലെങ്ത് ഓഫ് ബിസി ക്ക് 8നല്കി okകൊടുക്കുക ലെങ്ത് ഓഫ് ACക്ക് 9കൊടുത്ത് ഒക് ക്ലിക്ക് ചെയ്യുക A സ്കേലിൻ triangleഎന്ന് ക്യാൻവാസിൽ കാണുന്നു വീണ്ടും റൺ ചെയ്യാം ഒരു മെസ്സേജ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു okകൊടുക്കുക ലെങ്ത് ഓഫ് ABക്ക് 5 ഒക്
ലെങ്ത് ഓഫ് BCക്ക് 6ഒക് ലെങ്ത് ഓഫ് ACക്ക് 6 ഒക്
നോട്ട് a സ്കേലിൻ triangleഎന്ന് ക്യാൻവാസിൽ കാണിക്കുന്നു ഡിഫാൾട്ട് കൺഡിഷനു വേണ്ടി വീണ്ടും കോഡ് റൺ ചെയ്യാം ഒരു മെസ്സേജ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു okകൊടുക്കുക ലെങ്ത് ഓഫ് അബ് ക്ക് 1
ലെങ്ത് ഓഫ് BCക്ക് 1
ലെങ്ത് ഓഫ് എസി ക്ക് 2
ക്യാൻവാസിൽ ഡോസ് നോട്ട് സതിസ്ഫൈ ട്രയാങ്ങിൽസ് ഇനിക്വാലിറ്റി എന്ന് കാണിക്കുന്നു ഈ പ്രോഗ്രാം നീക്കം ചെയ്യുന്നു
clearകമാൻഡ് ടൈപ്പ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ ക്യാൻവാസ് വൃത്തിയാകുന്നു
അടുത്തതായി notകൺഡിഷൻ നോക്കാം ടെക്സ്റ്റ് എഡിറ്ററിൽ നിന്ന് പ്രോഗ്രാം കോപ്പി ചെയ്ത് KTurtleഎഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു
ട്യൂട്ടോറിയൽ ഇവിടെ പൌസ് ചെയ്ത് പ്രോഗ്രാം നിങ്ങളുടെ KTurtleഎഡിറ്ററിൽ കോപ്പി ചെയ്യുക അതിന് ശേഷം ട്യൂട്ടോറിയൽ തുടരുക പ്രോഗ്രാം ടെക്സ്റ്റ് ജൂം ചെയ്ത് പ്രോഗ്രാം വിശദികരിക്കാം resetകമാൻഡ് turtleനെ ഡിഫാൾട്ട് പൊസിഷനിൽ സെറ്റ് ചെയ്യുന്നു യൂസർ ഇൻപുട്ട് സൂക്ഷിക്കുന്ന വേരിയബിൾസാണ് a b c
ഐഎഫ് നോട്ട് aബ് ആൻഡ് bസി ആൻഡ് cഅif നോട്ട് കൺഡിഷൻ പരിശോദിക്കുന്നു
നോട്ട് ഒരു പ്രത്യേക ക്വെഷൻ glue wordആണ് ഇത് ഒന്നിനെ അതിന്റെ വിപരീതം ആക്കുന്നു
ഉദാഹരണത്തിന് കൺഡിഷൻ trueആണെങ്കിൽ നോട്ട് അതിനെ falseആക്കുന്നു
അത് പോലെ കൺഡിഷൻ falseആകുമ്പോൾ outputtrueആയിരിക്കും
ഐഎഫ് നോട്ട് കൺഡിഷൻ പരിശോദിച്ചിട്ട് printകമാൻഡ് ഈ സ്ട്രിംഗ് കാണിക്കുന്നു ഐഎഫ് കൺഡിഷൻ ഫാൽസെ ആകുമ്പോൾ else കൺഡിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു elseകൺഡിഷൻ പരിശോദിച്ചിട്ട് printകമാൻഡ് ഈ സ്ട്രിംഗ് കാണിക്കുന്നു ഗോ 100100 turtleനെ ക്യാൻവാസിന്റെ ഇടത് നിന്നും മുകളിൽ നിന്നും 100പിക്സൽ നീങ്ങാൻ നിർദേശിക്കുന്നു റിപ്പീറ്റ് 3turnright 120 ഫോർവാർഡ് 100കമാൻഡ്turtleനെ കൊണ്ട് സമഭുജ ത്രികോണം ക്യാൻവാസിൽ വരപ്പിക്കുന്നു എല്ലാ കൺഡിഷനും പരിശോദിക്കാൻ പ്രോഗ്രാം റൺ ചെയ്യാം കോഡ് റൺ ചെയ്യാനായി ഫ്5 അമർത്തുക
ലെങ്ത് ഓഫ് അബ് ക്ക് 6 കൊടുക്കുക
ഒക് ലെങ്ത് ഓഫ് ബിസി5 ക്ക് കൊടുക്കുക
ഒക് ലെങ്ത് ഓഫ് എസി ക്ക് 7കൊടുക്കുക
ഒക് ട്രയാങ്ങിൽ ഐഎസ് നോട്ട് ഇക്വിലേറ്ററൽ എന്ന് ക്യാൻവാസിൽ കാണിക്കുന്നു വീണ്ടും റൺ ചെയ്യാം
ലെങ്ത് ഓഫ് ABക്ക് 5കൊടുക്കുക ok ലെങ്ത് ഓഫ് ബിസി ക്ക് 5കൊടുക്കുക
ഒക് ലെങ്ത് ഓഫ് എസി ക്ക് 5കൊടുക്കുക
ഒക് ട്രയാങ്ങിൽ ഐഎസ് ഇക്വിലേറ്ററൽ എന്ന് ക്യാൻവാസിൽ കാണിക്കുന്നു ഒരു സമഭുജ ത്രികോണം വരയ്ക്കപെട്ടു ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ക്വെഷൻ ഗ്ലൂസ് ആയ ആൻഡ് നോട്ട്
ഒരു അസ്സിഗ്ന്മെന്റ് മട്ടത്രികോണത്തിന്റെ കോണുകൾ പരിശോദിക്കുന്ന പ്രോഗ്രാം ഓർ ക്വെഷൻ ഗ്ലൂ ഉപയോഗിച്ച് എഴുതുക
ifഓർ കൺഡിഷന്റെ ഘടന ഐഎഫ് ബ്രാക്കറ്റിൽ കണ്ടീഷൻ ഓർ ബ്രാക്കറ്റിൽ കണ്ടീഷൻ ഓർ ബ്രാക്കറ്റിൽ കണ്ടീഷൻ കർലി bracketൽ ചെയ്യേണ്ട പ്രവർത്തി
എൽസെ കർലി bracketൽ ചെയ്യേണ്ട പ്രവർത്തി
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായിcontactspoken tutorialorg ൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്